അപ്പോം ഈ തെളച്ച വെള്ളം തട്ടുമ്പൊ ഈ കൊഴലിലെ വെള്ളം കട്ടിയായിരിക്കുന്ന Ice കട്ടിയായിരിക്കുന്ന വെള്ളവില്ലേ അതങ്ങ് ഉരുകും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

ആണല്ലേ

നന്നായിട്ട് ബുദ്ധിമുട്ടിക്കാണുവല്ലോ നിങ്ങള് ഓ കേൾക്കാം മോനെ കേൾക്കാം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 നമുക്കൊന്ന് കണ്ണ് തൊറക്കാൻ പറ്റാത്ത അവസ്ഥയാ പുറത്തിറങ്ങി ഒന്ന് കണ്ണ് തൊറക്കെയാണെങ്കില് പിരിഗത്തിലെ പീലി ഇല്ലേ നമ്മളെ കൺപീലിയിലൊക്കെ Ice വന്നിങ്ങനെ ഇതായിട്ട് കണ്ണ് തുറക്കുന്നേ വളരെ കഷ്ടപ്പാടുള്ള കാര്യ ഒരു ഒരു രണ്ട് Minute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

Train ഈ Plane ല് നാട്ടില് വേരാണ് വിചാരിച്ചാ Plane ഇല്ല അങ്ങനത്തെ ഒന്നുല്ല എല്ലാം റദ്ധാക്കിയേക്കുവാരുന്നു കാരണം നമ്മള് കൊറച്ചങ്ങോട്ട് ഈ അവിടുത്തെ സർക്കാർ എന്തേയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് സർക്കാരിൻറെ യന്ത്രങ്ങളൊണ്ട് മഞ്ഞ് മാറ്റുന്നെ കാരണം ഇവിടെ സ്ഥിരം മഞ്ഞ് വീഴുന്നെയല്ലേ ഇപ്രാവശ്യല്ലേ വളരെയധികം കൂടിപ്പോയത്

ഒരു ചുഴലിക്കാറ്റിൻറെ ഭഗവായിട്ടാ ഇത്രയും മഞ്ഞ് വീഴ്‌ച കൂടിയതിവിടെ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

അതിൻറെ Front ല് അത് വഴി മഞ്ഞ് കോരി അതിൻറെ Motor വഴി അടിച്ച് ഇങ്ങനെ Road ഒഴിച്ച് അപ്പർത്തേ രണ്ട് Side ലത്തേക്ക് മഞ്ഞ് ഇട്ടേക്കുവാ രണ്ട് Side

അപ്പോം ഈ യന്ത്രം കടന്നു പോയി സാധാരണ സമയങ്ങളിലാണെ ഈ യന്ത്രം കടന്നു പോയിട്ടുള്ളെൽ പിന്നെ വൈകുന്നേരം വന്നാൽ മതിയാവും അത് വരെ പ്രശ്നം വരത്തില്ല

വൈകുന്നേരവുമ്പഴേ വീണ്ടും മഞ്ഞ് വീഴും ഇത് യന്ത്രം കടന്ന് ഓര് പത്ത് Minute കൊണ്ട് പഴയത് പോലെയാവും

അപ്പൊ Road ഒക്കെ Complete മഞ്ഞ് മൂടി കിടക്കും അല്ലെ മോനെ അതെ Road ഒക്കെ മൊത്തം എവിടെ തിരിഞ്ഞാലും വെള്ള നിറവ എവിടെ തിരിഞ്ഞാലും വാഹനങ്ങളൊക്കെ പോവാൻ വലിയ ബുദ്ധിമുട്ടു അല്ലെ അതെ വാഹനങ്ങള് ആ ഇപ്പഴ്ത്തെ അവസ്ഥേല് ഒരു വാഹനോം പോകതില്ല കാരണം വാഹനത്തിൻറെ Engine on ആവത്തില്ല തണുത്തിട്ട്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

ഞങ്ങള് പിന്നെ അത്യാവശ്യത്തിന് ഇവിടുത്തെ Ambulance ഒക്കെ പോകുന്നത് വളരെ ബുദ്ധിമുട്ടിയ എ ഈ Tyre ലോക്കെ ചങ്ങല ഇട്ട് അതിൻറെ Front കൂടെ ഈ മഞ്ഞ് മാറ്റുന്ന യന്ത്രം പോയി അങ്ങനെയൊക്കെയാ പോകുന്നെ ആ

നിങ്ങള് എത്ര പേരോണ്ട് മോനെ മുടി ആ എൻറെ കൂട്ടത്തില് നമ്മള് നാല് പേരാ ഉള്ളെ ഒരു നല്ല ചൂടുണ്ടോ ആ നാല് പേരല്ലേ ആഹ് ഇപ്പൊ നല്ല ചൂട

കൊതുകോക്കെ കാണുവല്ലോ കൊതുകോക്കെ എ രാത്രി എന്ന രാത്രി ഒക്കെ ആയിക്കഴിയുമ്പഴത്തെക്ക് ഒരു തണുപ്പുണ്ട് കേട്ട വെളുപ്പിനൊക്കെ നല്ല തണുപ്പാ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

എറങ്ങാൻ പറ്റാത്ത വേ Fan ഇടാതെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റൂല അത്രക്കുള്ള വെയില പുറത്തോട്ടൊക്കെ ഒന്നേറങ്ങീട്ടുണ്ടെങ്കിൽ ഒരുച്ച സമയത്തൊക്കെ നട്ടുച്ചയ്ക്കൊക്കെ എറങ്ങിയ എ കരിഞ്ഞ് കറിവാടായിട് വരാം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

ഇവിടെ ഭയങ്കര തണുപ്പാ ഇവിടെ തണുപ്പാ

ആ അസുഗോക്കെ വന്ന പാട് പെടും പക്ഷെ ഇപ്പൊ എന്നെ എൻറെ കൂടെയുള്ളൊരു കൂട്ടുകാരന് എന്നെ അവന് പനിയായിട്ട് വളരെയധികം കഷ്ട്ടപ്പെട്ടു Medical store നമ്മള് മരുന്ന് വാങ്ങാൻ വേണ്ടി Medic ക്ക് പോകുമ്പോ അവിടെ അത് തൊറന്നിട്ടു പോലുല്ല ഉം ഉം ഉം അവിടെ പ്രളയം വന്നതിൻറെ ബാക്കി ഒണ്ട് Connection

അതെല്ലാം അടിച്ച് തകർത്തുകൊണ്ട് വേറെയൊരെണ്ണം ഉണ്ടാരുന്നല്ലോ ലോകം മുഴുവൻ Covid

പ്രളയത്തിൻറെ ഇതിലങ് എല്ലാരും ഒന്ന് കരകയറി കയ്യേടക്ക് ഉരുൾ പൊട്ടി അല്ലെ അവിടെ ഞാൻ വാർത്തയിൽ കണ്ടാരുന്നു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

അങ്ങനെയങ് പോയ്ക്കോട്ടെ അതാ നല്ലെ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

അതെ ഭൂകമ്പാണ് അവിടെ അവൻ അവനിങ്ങനെ വിളിച്ചിട്ടവൻ ഇങ്ങനെ കരയുവാ Phone കൂടെ

അവനിങ്ങനെ നടന്നു പോകുമ്പാഴാ അവനൊരു സ് ഒര് തെരുവിക്കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പാഴാ ഇവൻ കാണുന്നെ പെട്ടെന്ന് കുലുങ്ങിയെന്ന് ഭൂമി

നിറ്റ് ഞാൻ പേടിച്ച് വിളിച്ചോടി അവിടെ ഏതോ Building നകത്ത് കയറിയപ്പോ അതിൻറെ ജനല് വഴി നോക്കുമ്പോ Front ലത്തെ ഒര് വലിയ Building ഇങ്ങനെ പൊളിഞ്ഞ് വീഴ് ആരുന്നു എൻറെ കൺ മുമ്പിക്കൂടെ

മ് നാട്ടി വരാനും ഒരു വഴിയില്ല അവിടെയിങ്ങനെ സ്ഥിരം അതായത് ഒര് ആദ്യത്തെ ഭൂകമ്പം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും

അപ്പൊ അങ്ങനെയൊക്ക ആവുമ്പഴ്ത്തെക്ക് അവിടെയൊക്കെ താമസിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കുവല്ലോ എപ്പഴും ഭൂകമ്പം ഉണ്ടകുമ്പഴേ അവൻറെ Company ഒക്കെ പോയി അവൻറെ അവനൊരു Company ലാണ് ജോലി ചെയ്തോണ്ടിരുന്നേ അവൻറെ Company ഒക്കെ Full തകിടം മറിഞ്ഞ് എന്നിട്ടകുട്ടി എവിടെയാണ് നാട്ടിലെത്തിയോ അവിടെ തന്നെയുണ്ടോ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

പിന്നെ വളരെ കഷ്ടപ്പാടാണ് ക്കട്ടെ പിള്ളാരൊത്തുകഴിഞ്ഞാല് സ്വന്തക്കാരുണ്ടാവുഅലോ

അതാ നല്ലത് ആ പിന്നെ മോൻറെ അച്ഛനും അമ്മയും ഒക്കെ സുഖായിരിക്കുന്നോ ആ എല്ലാരും സുഖായിരിക്കുന്നു എല്ലാരും സുഖായിരിക്കുന്നു ആ ഇപ്പൊ അമ്മെ വിളിച്ചിട്ട് ഞാൻ കുറെ കാലായി കേട്ട അപ്പൊ ഇന്നലെയാണ് അമ്മെ ഞാൻ കണ്ടത്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

അങ്ങനാണി Number തന്നത് മോൻറെ Number തന്നത് പിന്നെ അഹ് നിൻറെ കൂടെ പഠിച്ച മോനെ ആ ഒര് പോക്കോള്ളൊരു കുട്ടി ഉണ്ടാരുന്നില്ലേ നിൻറെ Class ൽ ഉണ്ടാരുന്നേ ഓർമ്മയില്ലേ അവനെ ആഹ് ആഹ് അവനിപ്പോ എവിടെയാണ് നിങ്ങള് ഒരുമിച്ചായിരുന്നല്ലോ Degree ചെയ്തത് എന്നിട്ടാ

അവനിപ്പോ ഇവിടെയാണ് അവനിപ്പോ എൻറെ കൂടെതന്നെയാ

വേറൊരു വണ്ണവുള്ളൊരുത്തൻ ഉണ്ടായിരുന്നില്ലേ എൻറെ കൂട്ടത്തില്

ഒരുമിച്ചെന്നെയാണ ആ അപ്പൊ ഒരുമിച്ചതുമ്പഴത്തെക്ക് കുറച്ചും കൂടിയല്ലേ ആ Degree ഒരുമിച്ച് ആ ഇപ്പൊ ഒരുമിച്ച് ഉം പിന്നെ ഇവിടെ ഇപ്പം പറയാണെങ്കില് ഇപ്പം വല്യ പ്രശ്നങ്ങളില്ല ഇപ്പൊ ഇവിടെ പഴയത് പോലായി എങ്കിലും തണുപ്പിണ്ട് പോലെ സ്ഥിരമുള്ള പോലെ കാലാവസ്ഥ മാറിവരുന്നുണ്ട് അതിന് ആദ്യേ ഉണ്ടായിരുന്ന നാശനഷ്ടങ്ങളൊക്കെ ഓരോന്നിങ്ങനെ നികത്തി വരുന്നു സർക്കാര് ഇവിടുത്തെ Government അവിടുത്തെ പോലെയല്ല അങ്ങനെയുള്ള നല്ല ആ അവിടെ ആളുകൾക്ക് ഇത് കൊടുക്കത്തില്ലേ പരിചരണോം അതുപോലെയൊക്കെ വരുമ്പോ സർക്കാരിൻറെ ഖജനാവിലെ കാശ് നല്ല രീതിക്ക് കുറയും പക്ഷെ ഇവിടെ അതൊക്കെ വളരെ കുറവാ

പിന്നെയി University ലോക്കെ Full മഞ്ഞായിരുന്നു എൻറെ ഞാൻ പഠിക്കുന്നെ

അതെ അ Full ഇപ്പൊ മാറ്റി അതോക്കിപ്പം Clear ആക്കിപ്പോ Full ഈ മഞ്ഞ് മാറ്റുമ്പോ ഇതിൻറെ അടിയില് നേരത്തെ വീണ മഞ്ഞ് ഒറച്ച് പാറക്കഷ്ണം പോലെ കിടക്കും

അതിനെ തട്ടിപ്പൊട്ടിക്കലൊരു വളരെ കഷ്ട്ടമായ പരിപാടിയ അതിൻറെ അടിയില് പിന്നെ ചെളിയും മണ്ണൊക്കെയായിട്ട് കെടക്കും

അതൊരു വല്യ ഇതാ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 അല്ല അല്ല ഇപ്പൊ തൊറന്നു ഇപ്പൊ തൊറന്നു

അഹ് ഇപ്പം പഴയത് പോലായി ഇപ്പം തൊറന്നു തൊറന്നിട്ടൊരു ര രണ്ടാഴ്ചയായിക്കാണും

ആ നമുക്കിപ്പൊ Project അടയ്ക്കും അപ്പൊ അങ്ങനെ പോണ്ട

ഇവിടെ മഞ്ഞുവായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനത്തെയൊരു പ്രതിസന്ധി ഘട്ടത്തില് ഉപയോഗിക്കുന്നൊരു യന്ത്രവ ചെയ്യുന്നേ

ഇനി ഇങ്ങനെ ഭാവിലോന്നുണ്ടാകുമ്പോ എല്ലാരും ഈ മുൻകരുതലായി വീട്ടിൽ തന്നെ യന്ത്രം വാങ്ങി വെക്കാം നമ്മടയി

അതെ വൃത്തിയാക്കാം ഈ മഞ്ഞ് കളയാനും ഉപയോഗിക്കാം അതുപോലെ നമ്മളൊരു ഒരു ദ്രാവകം കണ്ടെത്തിയിട്ടുണ്ട് അത് നമ്മളെ ആ University കണ്ടെത്തിയത് University നമ്മളൊക്കെക്കൂടെ ചേർന്ന് ചെയ്തതാ മഞ്ഞിൻറെ മോളില് തളിക്കാനെങ്കിൽ മഞ്ഞ് ഉടനെ അങ് വെള്ളയാങ് പോവും

ഉം കൂടി വരുമ്പഴ്ത്തേന് കുറച്ചും കൂടി ജോലി എളുപ്പായിത്തീരും അല്ലെ ന്ന ജോലി കുറയുവല്ലോ അതെ എങ്കിലും പാറയായിട്ടുള്ള മഞ്ഞ് വീണ്ടും പാട് തന്നെയാണ് പറയായിട്ടുള്ള മഞ്ഞിനകത്ത് നമ്മള് ബ Driller ഇട്ട് തോരന്നിട്ടെ അതിനകത്ത് ഈ മരുന്ന് ഒഴിച്ചു കൊടുക്കണം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

ഈ ഏറ്റോം പ്രധാനവായിട്ട് കാശില്ലാരുന്നു കൈയില് നമ്മളെ കൂട്ടുകാരുടെ കൈയിൽ ആരുടെ കൈയ്യിലും മറ്റേ പോക്കൊലാ പോക്കൊള്ളവനില്ലേ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

നമ്മളെ വീട്ടുകാർക്ക് കാശ് അയക്കാനും ഒരു വഴിയുല്ല നമുക്ക് കിട്ടാനും നമ്മുടെ Phone പോലും Charge ഇല്ലാരുന്നു ഒന്നിനും

അച്ഛനും അമ്മയേം വിളിക്കാനും പറ്റില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ടിപ്പോയി

ഉം അച്ഛനും അമ്മയും ഒക്കെ ഭയങ്കര കരച്ചിലാരുന്നു പെട്ടെന്ന് ഉം ഇനി തിരിച്ചു വരാനായിട്ട ഇപ്പൊ പറയുന്നേ അവർക്കിങ്ങനെ പഠിച്ചുകഴിയാതെങ്ങനെ തിരിച്ചു പോകുന്നെ അതെ അതെ എനി എത്ര വർഷോണ്ട്

രണ്ട് കൊല്ലത്തെ രണ്ട് കൊല്ലത്തെ രണ്ട് കൊല്ലത്തെ ആ അപ്പൊ എന്തായാലൂം അത്രേം ആയില്ലേ ആ അതും കൂടി എ Complete ചെയ് പിടിച്ച് നിക്കാൻ നോക്ക് അതല്ലേ നല്ലത് പിന്നെ തീരെ കഴിയുന്നില്ലെങ്കില് പോയ്ക്കോള മ് അല്ലിവിടെ വേറെ പ്രശ്നോവില്ല വേറെ ഇവിടെയൊരു പ്രശ്നോല്ല അല്ലാത്തെ സമയത്തൊക്കെ ഇവിടെ ആഹ് നമ്മുടെ അതെ എ നമ്മടെ അതെൻറെ രാജ്യത്തെ വെച്ച് നോക്കുമ്പോ ഇവിടെ കുറച്ച് തണുപ്പ് കൂടുതലാ എപ്പഴും ഇവിടങ്ങനെ ചൂടില്ല വെയിലിണ്ട് എങ്കിലും ചൂടില്ല എല്ലാം നല്ല ആളുകള ആരെ ഒരു പ്രശ്‌നവില്ല

കാര്യം അതെ എല്ലാവരും അവരവരുടെ കാര്യം പിന്നെ സ്നേഹൊള്ളവരാ നമ്മടെ അയൽവക്കത്തൊള്ള ആളുകൾക്കൊക്കെ നല്ല സ്നേഹൊള്ളവരാ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

അവര് അവരാ രണ്ട് നേരത്തെ മൂന്ന് ദിവസെന്തോ അവരാ ആഹാരം തന്നെ നമക്ക് കഴിക്കാനായിട്ട്

ഈ കൊറോണ Lockdown പോലെയായിരുന്നു ഇവിടെ

അതെ Current കൂടെ ഇല്ലാത്ത വളരെയധികം പ്രശ്നവാരുന്നു ആ ഭക്ഷണോക്കെ പാചകം ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടിക്കാണും വെറക് അടുപ്പ് കത്തിക്കാന്ന് വെച്ചാലും വെറകെല്ലാം നനഞ്ഞും കോഞ്ഞും കെടക്കുന്നതാ യിരിക്കൂലേ

ആ അതൊക്കെ Full നനഞ്ഞ് ആ അതെ Full നനഞ്ഞ വെറക വെറക് നനവെന്ന് പറയാൻ വെള്ള ഈർപ്പങ്ങനെ കാണത്തില്ല വെറക് കിട്ടാനാ പാട് കാരണം നമ്മള് മാത്രല്ലല്ലോ ഈ കത്തിക്കുന്നേ ചുറ്റുപാടുള്ള എല്ലാർക്കും കത്തിക്കണം

അങ്ങനതികം വാങ്ങാൻ കിട്ടൂലെ വെറകൊക്കെ Hello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 ഇപ്പൊ കേക്കാം ആ അങ്ങനെ വെറകൊക്കെ അങ്ങനെ വാങ്ങാൻ കിട്ടൂലെ വെറക് വാങ്ങാൻ കിട്ടുവൊന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇത് പെട്ടന്നങ് പൊട്ടിപ്പൊറപ്പെട്ടതല്ലേ അല്ലെങ്കിൽ ആരും അതിനു വേണ്ടി തയ്യാറായിരുന്നതല്ലായിരുന്നു അങ്ങനെയൊരവസരവായിരുന്നു അപ്പൊ ഈ അതെ കാരണം ആ ഈ പെട്ടന്ന് പെട്ടന്ന് ഇതിനെ പറ്റി അറിയാവുന്നവരൊക്കെ അങ് വെറകൊക്കെ വാങ്ങി സ്വരുക്കൂട്ടി വെച്ചു കൊറോണ വന്നപ്പോ ഉള്ളത് പോലെ തന്നെ ഈ കൊറോണ പോലത്തൊരു ഒരു മഹാ മാരി വന്നപ്പോ എല്ലാവരും ചെയ്തില്ലെ ഈ കടകളിലോട്ടോടി ചെന്ന് കിട്ടുന്ന പൈസക്ക് സാധനങ്ങളെല്ലാം വെച്ചപ്പോ അത് വാങ്ങി വാങ്ങി വാങ്ങി അടിക്കി അടിക്കി വെച്ചപ്പോ ഈ ബാക്കിയെല്ലാർക്കും ഒന്നും കിട്ടാത്ത അവസ്ഥ വന്നില്ലേ